bye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

അപ്പൊ okay ശെരി. hello hello ആ പറയടി.

പിന്നെ ഇന്ന് വെയിലും മഴയുമാണ് വെയിൽ ആയിട്ട് തന്നെ മഴ പെയ്യുന്നു അങ്ങനെയെന്തൊക്കെയോ ആയി. ഇപ്പഴത്തെ കാലാവസ്ഥയൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് ചിലപ്പോ മഴ ചിലപ്പോ വെയിൽ സാധാരണ പണ്ട് കാലത്തു ജൂൺ മാസം ഒക്കെയാകുമ്പോൾ ഭയങ്കര മഴയായിരുന്നു പിള്ളേർ school ൽ പോകുമ്പോൾ നനഞ്ഞിട്ട് ഒക്കെയാണ് പോകാറ് ഇപ്പോഴത്തെ അവസ്ഥ പുറത്തു നോക്കിയാൽ വെയിലൊക്കെയാണ്, നിനക്കെന്താ പറയാനുള്ളത്?

അപ്പൊ അത് നമ്മുടെ കാലാവസ്ഥ നമ്മൾ മനുഷ്യൻ കാരണം തന്നെ നമ്മുടെ കാലാവസ്ഥയിൽ നല്ല മാറ്റം വന്നിട്ടുണ്ട്. കാരണം പണ്ട് കാലത്തു ഞാൻ കൊച്ചുകുട്ടി ആയിരിക്കുമ്പോൾ school ൽ പോകുന്ന സമയത്തൊക്കെ ജൂൺ മാസം ആകേണ്ട താമസമുള്ളൂ ഭയങ്കര മഴയായിരിക്കും, നമുക്ക് രാവിലെ തുടങ്ങുന്ന മഴ രാത്രി വരെയും മഴയായിരിക്കും മഴയോട് മഴ നനഞ്ഞു കുളിച്ചൊക്കെ കുടയുണ്ടെങ്കിൽ പോലും പറ്റില്ല പക്ഷെ ഇപ്പ കണ്ടോ,

AC ഇടേണ്ട ഒന്നും ആവശ്യമില്ലായിരുന്നു അത്രക്ക് നല്ല തണുപ്പായിരുന്നു. മൂന്ന് നാല് വര്ഷമായിട്ട് കാലാവസ്ഥയുടെ പോക്ക് എങ്ങോട്ടാണെന്ന് നമുക്ക് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് മഴക്കാലത്തു വേനൽ കാലത്തു അങ്ങനെ വേനൽ കാലത്തു ചൂട് നമുക്ക് സഹിക്കാൻ പറ്റുന്നതിന് അപ്പുറമാണ്. അതെ അതെ ശരിയാണ് ചൂട്ചൂടാവുമ്പോൾ ചൂട് നമുക്ക് സഹിക്കാനേ പറ്റില്ല, ചൂടാവുമ്പോ വിചാരിക്കും മഴ പെയ്താർന്നെങ്കിൽ, പക്ഷെ മഴ പെയ്ത വിചാരിക്കും വെയിലായ മതി എന്ന് കാരണം ഒരുപാട് മഴയും നമുക്ക് ആപത്താണ് കാരണം, കഴിഞ്ഞ വർഷത്തെ പ്രളയം തന്നെ കണ്ടില്ലേ കാലാവസ്ഥ വളരെ മോശമായിട്ടാണ് നമുക്ക് നമ്മുടെ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വല്യ പ്രളയം തന്നെ ഉണ്ടായത്. ഇപ്പഴത്തെ കാലാവസ്ഥ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് ഒരു സമയം പ്രളയം അടുത്ത സമയം എന്ന് പറയുമ്പോൾ വരൾച്ച ഇപ്പൊ ഇപ്പൊ വെള്ളത്തിനൊക്കെ നമ്മൾ ഈ കഴിഞ്ഞ വേനൽ കാലത്തു കൂടി

വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു വേനൽ കാലം ആയാൽ പിന്നെ നമുക്ക് വെള്ളം ഉണ്ടാവത്തെയില്ല ഞങ്ങൾ പല പല സ്ഥലത്തിൽ ഒക്കെ പോയിട്ടാണ് വെള്ളം ഒക്കെ ശേഖരിക്കുന്നത്.

ഏർ പ്രകൃതിയോട് ഉള്ള ഒരു ഏർ സമീപനം തന്നെ നമുക്കിനി അവരെ ആവശ്യമില്ല അല്ലേൽ പ്രകൃതി നമുക്ക് വേണ്ട അല്ലങ്കിൽ കാലാവസ്ഥ എങ്ങനെ ആയിക്കോട്ടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യം നടക്കണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ

ഇപ്പ തന്നെ നമ്മൾ എന്ത് മാത്രം ചൂടാണ് ഈ മഴക്കാലത്തും നമുക്ക് ചൂട് അനുഭവിക്കേണ്ടി വരുകയാണ്.

ഇപ്പൊ പോലും എനിക്ക് നിക്കാനേ പറ്റുന്നില്ല വിയർത്തു നമ്മളെന്താ പുഴുങ്ങി എടുക്കുന്ന പോലത്തെ ചൂടാണ്, ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല ഫാൻ ഒന്നുമില്ലാതെ നമ്മൾക്ക് കുറച്ചു നേരം പോലും ഇരിക്കാനേ പറ്റില്ല. പണ്ടുകാലത്തൊന്നുംഫാൻ ഒന്നും ഫാനിന്റെ ഒന്നും ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല നമ്മൾ എന്നിട്ടും നമ്മൾ ജീവിച്ചിരുന്നു പക്ഷേ ഇപ്പം ഫാനില്ലാതെ അതെ അതെ ഇപ്പം ഫാനല്ല ഇപ്പോ AC വേണ്ട അവസ്ഥയാണ് കാരണം ഫാനൊന്നും ഇപ്പം ഒന്നുമാവുന്നില്ല ഇപ്പൊ കൂടുതൽ വീടുകളിലും ചൂടുകാരണം AC വെക്കുകയാണ് ഇപ്പൊ ഈ AC വെക്കുന്നത് തന്നെ നമ്മുടെ കാലാവസ്ഥക്കും നമ്മുടെ പ്രകൃതിക്കും ഏർ ഒക്കെ ദോഷകരം തന്നെയാണ്. നിന്റെ നാട്ടിൽ ഒക്കെ എങ്ങനെയാ മഴയൊക്കെയുണ്ടോ? എന്റെ നാട്ടിൽ മഴയുണ്ട് ഇന്ന് വെയിലായിരുന്നു നിങ്ങടെ നാട്ടിൽ എങ്ങനെയാ മഴയൊക്കെ? എന്റെ നാട്ടിൽ ഞാൻ പറഞ്ഞില്ലേ കുറച്ചു നാൾ മുൻപ് വരെ നല്ല ജൂൺ മാസമാകുമ്പോൾ മഴ അത് കഴിഞ്ഞു വേനൽ മഴ പിന്നെ ഓണത്തിന്‌ മഴ അങ്ങനെ

എപ്പഴാണ് മഴ വരുക എപ്പഴാണ് നമ്മൾ കൃഷി ഇറക്കുക അതൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. അത് വളരെ ശരിയാണ് ഞാൻ ആലോചിക്കുകയായിരുന്നു കാരണം ഇപ്പൊ ജൂൺ മാസമായിട്ട് മഴയുണ്ടെങ്കിൽ പോലും വളരെ കുറച്ചു മഴയെ നമുക്ക് കിട്ടുന്നുള്ളു

അങ്ങനെ എന്തെല്ലാം അതുപോലെ പ്രളയം, വെള്ളപൊക്കം മനുഷ്യൻ പ്രകൃതിയെ ദ്രോഹിച്ചു കൊണ്ടും അതുപോലെ തന്നെ ഏർ നമ്മുടെ ഓസോൺ പാളിക്ക് വിള്ളൽ വീഴുക എല്ലാം നമ്മുടെ

ഇപ്പ മലകളും കാടുകളും എല്ലാം ഇടിച്ചു നിരത്തി അവിടെ കെട്ടിടങ്ങൾ പണിയുകയാണ് എല്ലാവരും പുതിയ പുതിയ വീടുകളും കടകളും അതുപോലെ ഇപ്പൊ കാടിനെ തന്നെ നശിപ്പിച്ചോണ്ട് ഇരിക്കുകയാണ് കാട് നമ്മുടെ

നമ്മളുടെ നമുക്ക് വീട് വെക്കുവാനും നമ്മളുടെ ഉയർച്ചക്ക് വേണ്ടി നമ്മൾ തന്നെ നമ്മുടെ സ്വന്തം കുഴി തോണ്ടുന്ന പോലെയാണ് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത് അല്ല?

നമ്മൾ പ്രകൃതിയെ എത്രത്തോളം ഉപദ്രവിക്കുന്നു അതിനു പ്രകൃതി തന്നെ തിരിച്ചടി തരാൻ തുടങ്ങി അതാണ് ഇപ്പോൾ പ്രളയവും ഈ വരൾച്ചയും. അതെ അതെ തീർച്ചയായിട്ടും കാരണം നമ്മൾ വിചാരിക്കും പ്രകൃതി അവർക്കുമുണ്ട് കാരണം നമുക്ക് തന്നെ അറിയാം നമ്മുടെ കേരളത്തിൽ ഉണ്ടായ ഈ അടുത്തിടെ തന്നെ ഉണ്ടായ പ്രളയത്തെ പറ്റി നമ്മൾ ആരും പ്രതീക്ഷിച്ചതല്ല ഈ അടുത്ത ഏർ നമുക്ക് ഇങ്ങനെ ഒരു പ്രളയം നമ്മൾ കണ്ടിട്ടപോലും ഇല്ല പക്ഷെ അത് ഉണ്ടായി അതുപോലെത്തനെയാണ് കടലിലേക്ക് നമ്മൾ വെസ്റ്റുകൾ വലിച്ചെറിയുക